ബോസ് ഡെസ്ക്ടോപ്പ് സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ നമ്മൾ ബോസ് ഡെസ്ക്ടോപ്പ് എൻവൈറൻമെന്റ് പരിചയപ്പെടുന്നു
ഇതിനായി ഇന്ത്യൻ ഭാഷകളിൽ സപ്പോർട്ടും വളരെ അധികം പ്യാക്കേജസും ഉള്ള ബോസ് ലിനക്സ് 342 ഉപയോഗിക്കുന്നു
ഈ സ്ലൈഡ് മിനിമൈസ് ചെയ്യുന്നു
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബോസ് ഡെസ്ക്ടോപ്പ് ആണ്
മുകളിൽ ഇടത് കോണിൽ നിങ്ങൾക്ക് മെയിൻ മെനു കാണാം
ഈ മെനു തുറക്കാനായി AltF1 കീ കൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക
മറ്റൊരു രീതിയിൽ അപ്ലിക്കേഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക
ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആപ്പ്ളിക്കേഷനുകളും അപ്ലിക്കേഷൻസ് മെനുവിൽ വിവിധ വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്
ഈ അപ്ലിക്കേഷൻസ് മെനുവിലെ ചില പ്രധാനപ്പെട്ട ആപ്പ്ളിക്കേഷനുകൾ പരിചയപ്പെടാം
അപ്ലിക്കേഷൻസ് ആക്സസറീസ് കാൽക്കുലേറ്റർ തുറക്കുക
ഗണിതപരവും ശാസ്ത്രീയവും സാമ്പത്തികവുമായ കണക്ക് കൂട്ടലുകൾ നടത്താൻ ക്യാൽക്കുലേറ്റർ സഹായിക്കുന്നു
ഇതിൽ ക്ലിക്ക് ചെയ്ത് ക്യാൽക്കുലേറ്റർ തുറക്കാം
എളുപ്പമുള്ള ചില കണക്കുകൾ ചെയ്തു നോക്കാം
ടൈപ്പ് ചെയ്യുക 58 എന്നിട്ട് അടയാളം അമർത്തുക
ചിഹ്നത്തിന് പകരം നിങ്ങൾക്ക് എന്റർ കീയും പ്രസ് ചെയ്യാവുന്നതാണ്
ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ക്യാൽക്കുലേറ്റർ എക്സിറ്റ് ചെയ്യുക
ഇനി മറ്റൊരു ആപ്പ്ളിക്കേഷൻ നോക്കാം
അതിനായി അപ്ലിക്കേഷൻസ് എന്നിട്ട് Accessoriesലേക്ക് പോകുക
Accessoriesൽ ഗെഡിറ്റ് ടെക്സ്റ്റ് Editorൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കാം
നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗെഡിറ്റ് ടെക്സ്റ്റ് എഡിറ്റർ
ഞാനിവിടെ ചില ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഹെല്ലോ വർൾഡ് ഫയൽ സേവ് ചെയ്യാനായി CrtlS കീകൾ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ Fileൽ പോയി സേവ് ക്ലിക്ക് ചെയ്യുക
ഞാൻ Fileൽ പോകുന്നു
സേവ് കൊടുക്കുന്നു
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇത് ഫയൽ നെയിമും സേവ് ചെയ്യേണ്ട ലൊക്കേഷനും ആവശ്യപ്പെടുന്നു
helloടിഎക്സ്ടി എന്ന പേരും ഡെസ്ക്ടോപ്പ് ലൊക്കേഷൻ ആയും നല്കുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഗെഡിറ്റ് വിൻഡോ ക്ലോസ് ചെയ്യാം
നമ്മുടെ ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം
ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ helloടിഎക്സ്ടി എന്ന ഫയൽ കാണാം
നമ്മുടെ ടെക്സ്റ്റ് ഫയൽ വിജയകരമായി സേവ് ചെയ്യപ്പെട്ടു
ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫയൽ തുറക്കുന്നു
നമ്മുടെ ഹെല്ലോ വർൾഡ് ടെക്സ്റ്റ് ഇവിടെ കാണാം
ഗെഡിറ്റ് ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് പ്രാദേശിക ഭാഷകളിലും ടൈപ്പ് ചെയ്യാം
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
ഗെഡിറ്റ് ടെക്സ്റ്റ് എഡിറ്ററിൽ CTRL സ്പേസ് ബാർ പ്രസ് ചെയ്യുക
വലത് വശത്ത് താഴെ നിങ്ങൾക്ക് ഒരു ചെറിയ ബോക്സ് കാണാം
ഇതിൽ ക്ലിക്ക് ചെയ്യുക
ഹിന്ദി ഇൻസ്ക്രിപ്റ്റ് സിലക്റ്റ് ചെയ്യുക
ടൈപ്പ് ചെയ്യുന്നു ഹെല്ലോ വർൾഡ്
ടെക്സ്റ്റ് ഹിന്ദി അക്ഷരങ്ങളായി മാറിയത് നിങ്ങൾക്ക് കാണാം
ഇപ്പോൾ ഞാൻ ഹിന്ദി സിലക്റ്റ് ചെയ്യുന്നു
എന്നിട്ട് ഫോണാറ്റിക്
ഫോണാറ്റിക്സ് ഉപയോഗിച്ച് വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യുക
വെൽക്കം എന്ന് ഹിന്ദിയിൽ കാണാം
മാറ്റങ്ങൾ സേവ് ചെയ്യാനായി Saveൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ക്ലോസ് ചെയ്യാം
Accessoriesലെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്പ്ളിക്കേഷൻ ആയ ടെർമിനൽ നോക്കാം
അപ്ലിക്കേഷൻസ് ആക്സസറീസ് എന്നിട്ട് Terminalലേക്ക് പോകുക
കംപ്യൂട്ടറിന് ഇവിടെ നിന്നും നിർദ്ധേശങ്ങൾ നൽകുന്നതിനാൽ Terminalനെ കമാൻഡ് ലൈൻ എന്ന് വിളിക്കുന്നു
യഥാർത്ഥത്തിൽ ഇത് GUIയെക്കാൾ ശക്തമാണ്
Terminalലിനെ കുറിച്ച് അറിയാനായി ഇപ്പോൾ ഒരു എളുപ്പമുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യാം
എൽഎസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
നിലവിലെ ഡയറക്ടറിയിൽ ഉള്ള എല്ലാ ഫയലുകളും ഫോൾഡറുകളും ഒരു പട്ടികയായി ഇത് കാണിക്കുന്നു
ഇവിടെ ഹോം ഫോൾഡറിലെ ഫയലുകളും ഫോൾഡറുകളും ആണ് കാണിച്ചിരിക്കുന്നത്
ഹോം ഫോൾഡർ എന്താണെന്ന് പിന്നീട് പറയാം
ഈ സീരീസിലെ തുടർന്നുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലുകളെ കുറിച്ച് ടെർമിനൽ കമാൻഡ് വിശധമാക്കുന്നു
ഇപ്പോൾ ടെർമിനൽ ക്ലോസ് ചെയ്യാം
ഇപ്പോൾ മറ്റൊരു ആപ്പ്ളിക്കേഷനിലേക്ക് പോകാം
അതായത് ഐസ്വീസൽ വെബ് ബ്രൌസർ
ബോസ് ഓപ്പറേറ്റിംഗ് Systemത്തിലെ ഡിഫാൾട്ട് വെബ് ബ്രൌസർ ഇതാണ്
ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻസ് ഇന്റർനെറ്റ് ഐസ്വീസൽ വെബ് ബ്രൌസർ
Firefoxന്റെ ഒരു പുനർ പതിപ്പാണ് ഐസ്വീസൽ
ഈ ബ്രൌസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇ മെയിൽ പരിശോധിക്കാനോ അല്ലെങ്കിൽ നെറ്റിൽ മറ്റ് വിവരങ്ങൾ തിരയാനോ കഴിയുന്നു
ഗൂഗിൾ siteലേക്ക് പോകട്ടെ
അഡ്രസ് ബാറിലേക്ക് പോകുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഫ്6
അല്ലെങ്കിൽ ഇവിടെ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക
ടൈപ്പ് ചെയ്യുക wwwgooglecoin ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഐസ്വീസൽ പല സാധ്യതകൾ നല്കിയേക്കാം
ഇതിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം
അല്ലെങ്കിൽ മുഴുവൻ അഡ്രസും ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് പേജിലാണ്
സെർച്ച് ബാറിൽ സ്പോക്കൻ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യുക
പട്ടികയിൽ ആദ്യം സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റ് കാണാം
അതിൽ ക്ലിക്ക് ചെയ്യുന്നു
ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ ഹോം പേജ് തുറക്കുന്നു
ഇത് ക്ലോസ് ചെയ്യുക
ഇപ്പോൾ അപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഓഫീസ്
ഈ ഓഫീസ് മെനുവിൽ നമുക്ക് വ്രൈട്ടർ കാൽക്ക് ഇംപ്രസ് എന്നീ ലിബ്രിയോഫീസ് ഓപ്ഷനുകൾ ഉണ്ട്
ഇവയാണ് ലിബ്രിയോഫീസ് Suiteലെ വേർഡ് പ്രൊസസർ സ്പ്രെഡ്ഷീറ്റ് പ്രസന്റേഷൻ കമ്പോണന്റ്സ്
സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിൽ ഈ വിഷയങ്ങളെ പറ്റി ട്യൂട്ടോറിയലുകൾ ഉണ്ട്
നിങ്ങൾ അവ നോക്കുമെന്ന് കരുതുന്നു
അടുത്തതായി Applicationsന് താഴെയുള്ള സൌണ്ട് വീഡിയോ മെനു തുറക്കുക
ഇത് ബോസ് Osൽ ഉള്ള വിവിധ പ്ലേയർ ഓപ്ഷനുകളുടെ പട്ടിക നല്കുന്നു
നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയലുകൾ പ്രവർത്തിപ്പിക്കാനായി നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനും ഉപയോഗിക്കാം
ഇപ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം
അതിനായി പ്ലേസസ് മെനുവിൽ പോകുക
ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഹോം ഫോൾഡർ
ഇത് തുറക്കുക
ബോസ് OSൽ എല്ലാ യൂസർക്കും ഒരു ഹോം ഫോൾഡർ ഉണ്ടായിരിക്കും
ഹോം ഫോൾഡറിനെ നമ്മൾ ഫയലുകളും ഫോൾഡറുകളും സൂക്ഷിക്കുന്ന നമ്മുടെ വീട് ആണെന്ന് പറയാം
നമ്മൾ അനുവധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കാണാൻ കഴിയില്ല
ഫയൽ പെർമിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്പൊകെൻ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിൽ ലഭ്യമായ ലിനക്സ് സ്പൊകെൻ ട്യൂട്ടോറിയലിൽ വിവരിച്ചിട്ടുണ്ട്
നമ്മുടെ ഹോം ഫോൾഡറിൽ ഡെസ്ക്ടോപ്പ് ഡോക്യുമെന്റ്സ് ഡൌൺലോഡ്സ് മ്യൂസിക്ക് തുടങ്ങിയ ഫോൾഡറുകളും കാണാം
ലിനക്സിൽ എല്ലാം ഒരു ഫയൽ ആണ്
ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുക
ഇവിടെ ഗെഡിറ്റ് ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്ന് സേവ് ചെയ്തിട്ടുള്ള അതേ ഫയൽ ആയ hellotxtകാണാവുന്നതാണ്
അതിനാൽ ഈ ഫോൾഡറും ഡസ്ക്ടോപ്പും സമമാണ്
ഇപ്പോൾ ഈ ഫോൾഡർ ക്ലോസ് ചെയ്യുന്നു
ഡെസ്ക്ടോപ്പ് തേമെ മാറ്റുവാൻ ഇപ്പോൾ പഠിക്കാം
വലത് കോണിൽ പോയിട്ട് അവിടെ കാണിക്കുന്ന യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക
എന്റെ യൂസർ നെയിം സ്പോക്കൻ
ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു
ഇപ്പോൾ സിസ്റ്റം സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
സിസ്റ്റം സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ബാക്ക്ഗ്രൌണ്ട് iconൽ ക്ലിക്ക് ചെയ്യുക
പട്ടികയിൽ കാണിക്കുന്ന ഏതെങ്കിലും ബാക്ക്ഗ്രൌണ്ട് തിരഞ്ഞെടുക്കുക
ഇത് നിങ്ങളുടെ പുതിയ ബാക്ക്ഗ്രൌണ്ട് ആയി കാണാം
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
ഇപ്പോൾ അപ്ലിക്കേഷൻസ് മെനുവിന് താഴെ ലഭ്യമായ സിസ്റ്റം ടൂൾസ് ഓപ്ഷനിലേക്ക് വരിക
ഈ മെനുവിൽ നിങ്ങളുടെ ഡസ്ക്ടോപ്പും മറ്റ് ആപ്പ്ലിക്കേഷനും കൈകാര്യം ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഉണ്ട്
ക്ലിക്ക് ചെയ്യുക സിസ്റ്റം ടൂൾസ് അഡ്മിനിസ്ട്രേഷൻ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ
ഇത് authenticationനായി നിങ്ങളോട് അഡ്മിൻ പാസ്സ് വേർഡ് ചോദിക്കുന്നു
നിങ്ങളുടെ അഡ്മിൻ പാസ്സ് വേർഡ് ടൈപ്പ് ചെയ്തിട്ട് അതെന്റിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഈ സീരീസിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് വിശദമാക്കിയിട്ടുണ്ട്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ബോസ് ഡെസ്ക്ടോപ്പ് മെയിൻ മെനു ബോസ് ലിനക്സ് OSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺ ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്